നമ്മളിവടത്തന്നെയിണ്ടപ്പാ. നീയോ നീ നാട്ടിലിണ്ടാ? ആഹ് ഞാൻ നാട്ടീത്തന്നെയിണ്ട്. ഇപ്പ ക്ലാസ്സെല്ലാം കഴിഞ്ഞിങ്ങനെ ബെറുതേയ്‌ക്കാണ്.

ഇല്ല. ഭക്ഷണം ഇന്ന് പൊറത്ത്ന്ന് മേടിക്കേയ്തേ. രണ്ടൂസായി പൊറത്ത്ന്ന് വാങ്ങിച്ചിന്ന് ഈട ഒന്നൂല്ലാതെ വന്ന്ട്ട്.

പൊറത്ത്ന്ന് പൊറത്ത്ന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കലിണ്ടാവായിരിക്കല്ലേ? ആഹ് എടേ എടക്കെടക്കങ്ങനേണ്. അതാണെങ്കി പണീം കൊറവാണല്ലാ. ആഹ്. പിന്നെ ഭക്ഷണം ഏഹ് എങ്ങനേന്ന് ഏഹ് അധികം പൊറത്ത്ന്നയാന്നോ അതോ വീട്ട്ന്നിണ്ടാക്കലന്യാന്നോ?

ഏഹ് അധികം ഇപ്പൊ ഇപ്പൊഴത്തധികേല്ലാം പൊറത്ത്ന്നന്നെയാന്ന്. അതാവുമ്പം പണീം കൊറവാണല്ലാ. അയ്യോ. പണി കൊറവാന്ന് വിചാരിച്ചട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശല്ലേ? കാരണം ഏഹ് ഫാസ്റ്റ് ഫുഡധികം ഉപയോഗിക്കുമ്പോ ഏഹ് അപ്പെൻഡിക്സ് പോലെയിള്ള രോഗങ്ങളൊക്കെ ഇണ്ടാവൂല്ലേ?

ഉം കഴിയാത്ത കൊണ്ടായിരിക്കൂല്ലേ പൊറത്ത്ന്ന് വാങ്ങുന്നത്?

അപ്പ വീട്ടിലാരുവില്ലേ എ എ ഭക്ഷണോന്നും ഇണ്ടാക്കിത്തരാൻ? ഏഹ് വീട്ടിലാളിണ്ട്. പക്ഷെ ഉമ്മാക്ക് ചെറിയ മൈഗ്രേന്റെ പ്രോബ്‌ളോള്ള കൊണ്ട്. ഏഹ് മൈഗ്രെയ്ന്റെ പ്രശ്നവുണ്ടാകുന്ന സമയത്തെ പൊറത്ത്ന്ന് വാങ്ങൂ, അല്ലാത്തേരം വീട്ട്ന്നന്നേരിക്കുവല്ലേ?

ആഹ്. അപ്പൊ ഫുഡെല്ലാം എങ്ങനാ നിങ്ങക്ക് ഈ കൃത്യ ടൈമില് കയിക്കണന്നിണ്ടാ അതാ ഏത് ടൈമിലും കഴിക്കുവാ? അങ്ങനെ ടൈമൊന്നില്ലാ. വിശക്കുമ്പകയ്ക്കും അങ്ങനന്നെ. ഏഹ്? പിന്നെ എന്താണ് ഫേവറിറ്റ് ഏഹ് ഇഷ്ടപ്പെട്ട ഫുഡേതാ?

ഇഷ്ടപ്പെട്ട ഫുഡ്ന്ന് പറഞ്ഞാ മലയാളികളുടെ ഏറ്റോം ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അതാ അതാണ്. ചോറാണ്. ചോറും സാമ്പാറും.

ആഹ്. എനക്ക് നെയ്‌ച്ചോറ്. അത് അത് അതാവുമ്പം പ്രോട്ടീൻ അധികോള്ള ഫുഡാണ്. ഏഹ് എനക്ക് നെയ്‌ച്ചോറെല്ലാ ഇഷ്ടം. നെയ്‌ച്ചോറ് ബീഫ് കറി. ഓഹ് പിന്നെന്താ വേണ്ടെ? വൈബായല്ലോ. ഫുഡഴിച്ചാ?

ഇല്ല ഭക്ഷണം കഴിക്കണത്രേ. ടൈമാകുന്നത്രേ. ആഹ്.

ആഹ്. നീ ഇന്ന് പൊറത്ത്ന്നാ വാങ്ങിയേ? ആഹ് ഇന്ന് പൊറത്ത്ന്നന്നെ. ഇന്ന് ഇന്നൽഫാമും കുബൂസാ. ഇങ്ങനെ ഭക്ഷണം കയ് പൊറത്ത്ന്ന് വാങ്ങിയാലോ? ഉം അതാണ് പണി കൊറവല്ലേ? പണി കൊറവാണ് ശരിയാണ്. പക്ഷേങ്കിലത് ഉം ഏഹ് വയറ്റിന് മോശാല്ലേപ്പാ അത്. ഉം ശെരിയാണ്. വ വയറ്റിന് മോശം തന്നെ. ഇപ്പൊ മുതല് എന്റെ വയറിന് ചെറിയ പ്രോബ്ലം വന്ന് തൊടങ്ങീട്ട്ണ്ട്.

അപ്പെൻഡിക്സിന്റെ ആ ഭാഗത്ത്ന്നാണ് ഡോക്ടർ കാണിച്ചിട്ട് പറഞ്ഞത്. സ്കാനെയ്യാൻ പറഞ്ഞിട്ട്ണ്ട്. ആഹ് ഒന്നാമതെ ഫാസ്റ്റ് ഫുഡിങ്ങനെ കൂടുതലായുപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും ഡോക്ടറ് പറഞ്ഞിട്ടിണ്ടാവ്ല്ലേ? ആഹ് പറഞ്ഞിന് ഫാസ്റ്റ് ഫുഡ് കൊറക്കണന്നെല്ലാം പറഞ്ഞ്. പരമാവധി എണ്ണയില്ലാതെ ഫുഡ് കഴിക്കുവാന്നെല്ലാം ഡോക്ടറ് പറഞ്ഞ്. ഏഹ്? പിന്നാ കൂ ക്ലാസ്സിനൊക്കെ പോവുമ്പ പൊറത്ത്ന്നാ വ് വാങ്ങാ അതാ വീട്ട്ന്നെടുക്കലാ? ഏഹ് ക്ലാസ്സീപ്പോകുമ്പോ അ അധികം എഹ് പൊറത്ത്ന്ന് മേടിക്കലന്നെയാ.

അതാവുമ്പോ ഏഹ് വീട്ട്ന്ന് കൊണ്ട് പോവണ്ട ആവശ്യില്ലാലോ, അത് ഹോട്ടലിലിണ്ടാവല്ലോ.

ഓ അങ്ങനാ. ആഹ്. അല്ലേ? പൈസ കൊടുത്തട്ടല്ലേ രോഗം വാങ്ങുന്നേ? ഉം തീർച്ചയായും. അത് അതെല്ലാം പറഞ്ഞത് ശെരിയാണ്. അത് അപ്പെൻഡിക്സിന്റെ പ്രോബ്ലെല്ലാങ്ങനെ വര്ന്ന്ണ്ട്. പിന്നെ ഇതാവുമ്പം അപ്പൊ ഡോക്ടർ പറഞ്ഞിണ്ടാവില്ലേ ഭക്ഷണത്തിനൊക്കെ ക്രമീകരണം വേണം, വീട്ട്ന്ന് ഇണ്ടാക്കിയ ഫുഡ് ഭ ഭക്ഷണധികം കഴിക്കണം, പൊറത്ത്ന്നൊന്നും അങ്ങനെ വാങ്ങിത്തിന്നര് അങ്ങനൊക്കെ ഡോക്ടറ് പറഞ്ഞിണ്ടാവില്ലേ? ആഹ് ഡോക്ടർ പറഞ്ഞീന് ആ ഫാസ്റ്റ് ഫുഡ് ഏഹ് പരമാവധി കൊറക്കുക, വീട്ട്ന്നന്നെ ഏഹ് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞീന്. ഏഹ് പിന്നാ പിന്ന വേറെന്തെല്ലാ? ഭക്ഷണത്തിന് ഏറ്റോ ഇഷ്ടപ്പെട്ട ഭക്ഷണേതാ?

ഏഹ് പറഞ്ഞില്ലേ, ചോറും സാമ്പാറും.

കറി സാമ്പാറ്. സാമ്പാറ് വിട്ടമ്മള് കളിയില്ലാലോ.

ആഹ് ആഹ്. ആഹ്. നല്ല അടിപൊളി ഇതാണല്ലോ പറയുന്നത് കേക്കുമ്പോന്തന്നെ. എന്നിട്ട് പൊറത്ത്ന്നാ ഭക്ഷണം വാങ്ങല്, പക്ഷെ ഇഷ്ടം സാമ്പാറും ചോറും. പിന്നെ പിന്നെ ഏഹ് എഹ് എത്രേനാവുമ്പത്തേക്കാ?

എനക്ക് ഓരോ ടൈമിങ്ങിണ്ട്, അതായത് പിന്നാ രാവിലാ, ഉച്ചക്ക്. പത്തര പത്ത് ഏഹ് രാവിലെ പത്തരയ്ക്ക്, വൈകുന്നേര ഉച്ചക്ക് ഒരു രണ്ടരയ്ക്ക്, രാത്രി ഒരു ഒമ്പത് മണിക്ക്. അങ്ങനോക്കെ ടൈമ്.